പ്രതിരോധം കാക്കുന്ന സർജിയോ റാമോസ് നാച്ചോ പെപ്പെ അത് പോലെ മധ്യ നിലം ഭരിക്കുന്ന മധ്യനിര ഭരിക്കുന്ന ഡിബ്രോയിൻ ലൂക്ക മോൺട്രിച്

എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ football നെ ആരാധിക്കുന്നത് പ്രേമിക്കുന്നത് എന്നതിനുള്ള പ്രധാന കാരണം ആ game നെ അത്രമാത്രം ജനങ്ങൾ important കൊടുക്കുന്നു എന്നതാണ് ഓരോ ഏഴര മണി മുതൽ പത്ത് പതിനൊന്ന് മണി വരെ ടിൻ കു TV ക്കു മുമ്പിൽ ജനങ്ങൾ മനസുറപ്പിച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് football ഇനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഓരോ കളിക്കാരെയും നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പ്കളെ പോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ football എന്നത് എത്രമാത്രം വികാരം ഭരിതമായ ഒരു കാലിയാണെന്ന് നമ്മെ മനസിലാപ്പിക്കുന്നു നമ്മുടെ ഇടങ്ങളിലും വിദേശ രാജ്യങ്ങളിലും arab രാജ്യങ്ങളിലും spanish കളിലും എല്ലാ രാജ്യങ്ങളിലും football ഒരേപോലെ ജനമനസുകളിൽ നിലനിൽക്കുന്നു football എന്നത് ഓരോരുത്തർക്കും അത്രമാത്രം പ്രാധാന്യപ്പെട്ട ഒരു ഘടകമാണ് ഒരു പ്രധാനപ്പെട്ട കായിക വിനോദമാണ് ഓരോ ജനങ്ങളും ഒത്ത് ചേർന്നുകൊണ്ട് world cup ആയാലും മറ്റു പ്രധാനപ്പെട്ട league കളായാലും club കളിലിരുന്നോ അല്ലെങ്കിൽ road side കളിലിരുന്നോ പ്രധാന screen കളിൽ എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ട് കളി ഇരുന്ന് കാണുന്നു

ഓരോ ജനങ്ങളെയും ഓരോ സമൂഹത്തെയും ഒന്നിപ്പിക്കുന്നതിനും പുതിയ ചിന്തകളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും കായിക ഇനങ്ങൾക്ക് ഇത്ര മാത്രം നമ്മുടെ രാജ്യങ്ങൾ പ്രധാനമുണ്ടെന്ന് മനസിലാക്കിപ്പിക്കുന്നതിനും കായിക വിനോദങ്ങൾ എങ്ങനെ നമ്മളിലേക്ക് ആരോഗ്യവും പ്രധാനപ്പെട്ട ഉന്മേഷവും എല്ലാം കൊണ്ടുവരുന്നത് എന്നതിന് ഉത്തമമായ ഉദാഹരണമാണ് football എത്രെയോ സ്ഥലങ്ങളിൽ രാവിലെ ആയാലും വൈന്നേരം ആയാലും full light കളുടെ അകംമ്പടിയോടെയും അല്ലെങ്കിൽ പുലർച്ചെയും football കളി football കൾ എത്രയോ പേർ കളിക്കുന്നു അത് അവർക്ക് ഉന്മേഷവും ജോലി എടുക്കുന്നതിനുള്ള ആരോഗ്യവും എല്ലാം football നൽകുന്നു ജനങ്ങൾ എന്തുകൊണ്ടാണ് football നെ അത്രമാത്രം ആരാധിക്കുന്നത് എന്നയിനുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യ തന്നെ ഇന്ത്യയിൽ നൂറ്റി മുപ്പത്തേഴ് കോടി ജനങ്ങളുള്ളതിൽ എത്രയോ കളികൾ എവിടെയെല്ലാം വച്ചാലും ജനങ്ങൾ ticket എടുത്ത് കളികാണാൻ വരുന്നു അവർ ആസ്വദിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണം നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം തന്നെ ആണ് പക്ഷെ ഇന്ത്യ എന്ന രാജ്യം world cup ൽ എത്തിയിട്ടില്ല അത് സംവിധാനങ്ങൾ കുറവ് ആയത് കൊണ്ടുമാത്രമാണ് ഒരിക്കൽ നമ്മുടെ ഇന്ത്യയും world cup ൽ പന്ത് തട്ടുക തന്നെ ചെയ്യും എന്നതിന്റെ അടിസഥാനത്തിലാണ് ഞാൻ ഇത് പറയുന്നത് ഇന്ത്യ എന്ന രാജ്യത്തെ football ലേക്ക് നയിക്കുന്ന പ്രധന വ്യക്തിയാണ് സുനിൽ ഛേത്രി എന്ന forward കളിക്കാരൻ അത് പോലെ തന്നെ നിരവധി കളിക്കാർ ഇന്ത്യക്കായി boot കെട്ടിയിട്ടുണ്ട് IM വിജയനെന്ന നമ്മുടെ കറുത്ത മുത്ത് അത്പോലെ തന്നെ പല കളിക്കാർ ഇന്ത്യക്കു വേണ്ടി പന്ത് തട്ടിയിട്ടുണ്ട് football എന്നത് മഹത്തായ ഒരു കായിക വിനോദം മാത്രമല്ല നമ്മുടെ ജനങ്ങൾക് അതൊരു വികാരഭരിതമായ കാലിയാ കളി കൂടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തി കൊണ്ട് ഞാൻ നിർത്തുന്നു

അപ്പൊ ഇപ്പ ഇപ്പോഴത്തെ ഒരൂ new trend ഒക്കെ വെച്ചിട്ട് ഏർ brides നെ ഒക്കെ ഒരുക്കാൻ വേണ്ടി കുറെ properties ഒക്കേ വേണമായിരുന്നു main ആയിട്ട് അവിടേ എനിക്ക് ഇപ്പോ വേണ്ടുന്നേ hair dryer ഒക്കേ ആണേ ഏതൊക്കെ brand അവിടെ available അഹ് ആഹ് പറയുമ്പോ എനിക്കതിന്റെ range rate ഉടി ഒന്ന് പറയണം കേട്ടോ അതുപോലെ ഏർ ആ ആഹ് ആഹ്

ഓ ഏർ ഈ അർബാനൊവയ്ക്ക് ഏർ എത്റ നാൾ ഇത് കിട്ടും നമ്മക് ഏർ വാ hello warranty എത്ര നാളത്തേക് കാണും ഇത് one year അല്ലെ

പറഞ്ഞോ ബാക്കി കേൾക്കാം കേൾക്കാം പറഞ്ഞോ ആ ആഹ് ആഹ് range ഒരു പ്രശ്നം അല്ല കേട്ടോ കാരണം ഇപ്പൊ ഒരു നമ്മൾ ഒരു ഒരു item വാങ്ങിച്ചു കഴിഞ്ഞാൽ minimum ഒരു അഞ്ച് ആറു വര്ഷെങ്കിലും നിക്കണം എന്നാലേ നമ്മക്ക് എന്തെങ്കിലും benefit ഉള്ളു ആ അപ്പം കുറച്ചു range കൂടിയാലും പ്രശ്ന ഇല് അഹ് ആ okay okay

ആഹ് hair damage ഒന്നും സംഭവിക്കത്തില്ലെന്ന് sure അല്ലെ ആഹ് ഓ okay ആഹ് ആഹ് ആഹ് two thousand അഹ്

ആ ആഹ് ആ ന്തായാലും നമ്മക്ക് discount കിട്ടത്തില്ലേ നമ്മൾ ഇപ്പൊ hair drawer മാത്രമല്ല നമ്മക്ക് ഏർ എല്ലാം വേണം ഏർ hair heater ഉം പിന്നെ നല്ല കുറച്ചു expensive ആയിട്ട് ഉള്ള lipstick പിന്നെ കുറെ cosmetic product ന്നു പറയുമ്പോ ഈ cream ഉകൾ വേണം primer അങ്ങനെ ഉള്ള items എല്ലാം വേണം ആ അപ്പം അത്‌ എല്ലാം കൂടി വാങ്ങിക്കുമ്പോ അത്യാവശ്യം നല്ല രീതിയില് നമ്മക്ക് discount തരുവല്ലോ ആ ഈ

ആ one year നുള്ളിൽ അതു sure ആണല്ലോ അല്ലെ ആ oka y ഈ makeup combo kit കിട്ടുവല്ലോ ആ അപോം kit നകത്തു gel primer foundation എല്ലാം കാണുവല്ലോ

ആഹ് അതൊന്നു detail ആയിട്ടു ഒന്ന് പറയണേ makeup kit കള് combo kit അഹ് okay okay പറയുമ്പോ അതിനകത്തു ഞങ്ങക്ക് gel primer foundation liquid eyeliner muscara കാജൽ ഇതെല്ലം വേണം mini eyeshadow ആ liquid lipstick ഉം വേണം അല്ലാതെ solid ആയിട്ട് ഉള്ളതും വേണം അഹ് അപ്പൊ പിന്നേ compact powder ഉം വേണം എത്രയാ എത്രയാ three thousand ആഹ്

three thousand ആഹ് അതിൻ്റെ ആ expire date ഒക്കെ നോക്കി check ചെയ്‍തിട്ട് തന്നെ അയക്കണേ ആഹ് ആഹ് അഹ്

അത് original ഏർ നമ്മടെ hair തന്നെയാ അല്ലാണ്ട ഏർ ഈ plastic ഓ അങ്ങനെ ഒന്നും അല്ല അതിൻ്റെ rate ഒക്കേ എങ്ങനെയിരിക്കും wig നു ഒരു three year ഒക്കെ warranty കിട്ടണല്ലോ അങ്ങനല്ലേ പൊതുവെ അത് നമ്മളൊരു പത്തു വർഷംവരെ ഉപയോഗിക്കുന്നതാ ആ ഇല്ലില്ല പ്രശനല്ല ഞാൻ പറഞ്ഞില്ലേ rate ഇവിടെ അത്ര പ്രശ്നമല്ല ഇവിടെ quality യും പിന്നെ കുറെ നാൾ last ഉം ചെയ്യണം ആ അത്യാവശ്യം length ഉം വേണം thickness ഉം വേണം കേട്ടോ

ആ നമ്മക്ക് straight വേണ്ട കാരണം നമ്മളത് pin ഇ ആണ് ഇട്ടുകൊടുക്കുന്നത് അപ്പം കേ curley ആയിരിക്കുവല്ലോ കുറച്ചൂടി better അല്ലെ അങ്ങനെ തോന്നുന്നില്ലേ ഇല്ല അതാണ് ആഹ് ആഹ് ആഹ് ആഹ് എന്തോ തോന്നത്തില്ല ആഹ് അങ്ങനത്തെ ആണ് വേണ്ടത് ആഹ് okay അപ്പൊ ഈ പറഞ്ഞയൊക്കെ ഒന്ന് note ചെയ്യണേ നമുക്ക്‌ ഇതു വേണ്ടുന്നതാ കേട്ടോ ആദ്യം പറഞ്ഞ ഏർ hair drawer ആണെങ്കിലും വിവോടെ അങ്ങനല്ലേ വിവേ അങ്ങനെന്തോ അല്ലേ പറഞ്ഞേ വേഗ sorry വേഗ

പിന്നാ accessories വേണോ അതായത് ഇപ്പം gold ക്കെ കുറവാണെങ്കിൽ ചെലര് വന്നിട്ട് ഒരു ഏർ കുറച് ആ അതിന് വേണ്ടി ആ എന്താ പറയണേ ഈ നെറ്റിച്ചുട്ടി ആ അങ്ങനെ ഉള്ള items ഒക്കെ ഉണ്ടല്ലോ ഈ അഹ് അത്യാവശ്യം ആ തിരക്കുള്ള ഒരു ഇതാണ് അപ്പം ഏർ rent ഇന് നമ്മക്ക് നടക്കത്തില്ല അപ്പൊ സ്വന്തായിട്ട് തന്നെ വേണം മ്മ് ആ അതെ അതെത്തേണ്ട അതൊരു twenty thousand ക്കെ ആകുഓ ഇപ്പൊ ഞാൻ തിരക്കിയേടത്തെല്ലാം അവര്ക്ക twenty five കെയാ പറയുന്നേ അപ്പോ അതികുറച്ചുകൂടി കൊറച്ചുള്ളൊരു amount ൽ തന്നാ ആ ആഹ് അതെ അതെ ആ ഉണ്ട് ഓ ആഹ് പിന്നെ ഈ face cream ന്റെ കാര്യം പറഞ്ഞാർന്ന് bridal നെ ഒരുക്കുന്നയൊണ്ട് ഒട്ടും അഹ് ഒരു reaction ഒന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോം അത്രേ quality ഇല്ലത്തൊക്കെ ആണെങ്കില് അത് കല്യാണൊക്കെ ആകുമ്പോഴത്തേക്ക്പ്ര full പ്രശ്നാകും ആഹ് അഹ് ലോറയൽ ആ

ആ ഓ skin skin type എന്ന് പറയുമ്പോഴേ മൂന്ന് ഈ ഏർ ഏർ oily skin ഉം വേണം അത് separate pack യ്യുന്നായിരിക്കും നല്ലെ കാരണം oily skin ഉം അല്ലാതെ എന്താ roughness ഒക്കെ ഉള്ള skin ഇല്ലേ ആഹ് ആഹ് ആ അങ്ങനെ മൂന്ന് type skin കാർക്കുള്ള separate seperate അന്നെ വേണം കാരണം ഇപ്പൊ bridal ഏത് ആളുകളാ വരുന്നത് നമ്മക്കെ പറയാൻപറ്റത്തില്ല അപ്പൊ അന്നേരന്നേരം ഉള്ള ആവിശ്യത്തിന് വേണ്ടി ഓടിപ്പോവാൻ നടക്കുന്ന കാര്യം അല്ല അപ്പൊ മൂന്ന് type ള്ള skin കാരനേം വേണം ആ ലോറിയലിന്റെ cream അതായിരിക്കുവല്ലേ കുറച്ചുകൂടി better അഹ് ആഹ് ആ

ആ അത് അതെന്ന് പറയുമ്പം main ആയിട്ട് size എട്ടും ഏഴു ആണ് main ആയിട്ട് വേണ്ടുന്നത് അത് ഞാൻ ഒന്ന് ചോയ്‌ച്ചോട്ടെ ഇപ്പോ എൻ എൻ എന്റടുക്കലോട്ട് വരുന്ന bridal നെ അതനുസരിച് ഞാൻ അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുമ്പോ അതിന്റെ commission എനിക്ക് കിട്ട അങ്ങനെ മതിയാർന്ന് ആ shop suggest ചെയ്യാനാ പറയുന്നേ അപ്പൊ ഞാൻ നിങ്ങൾടെ അവിടെ പറയാം അപ്പം എ എല്ലാരും ഒരു two thousand above range ഉള്ള ചെരുപ്പൊക്കെ ആണ് എല്ലാര്ക്കും വേണ്ടുന്നത്

accessories ആണല്ലോ long last ചെയ്യുന്നത് cream ഒക്കെ എപ്പോഴും തീരും ഏർ അപ്പൊ ഈ eyesha eyeliner അതൊക്കെ പെട്ടന്ന് പെട്ടന്ന് തീരും അപ്പൊ അങ്ങനെ ഉള്ള properties നമ്മള്

ആ okay okay ആഹ് പിന്നെ അതുപോലെ ഈ bouquet അതൊക്കെ അങ്ങനെഒക്കെ ഉള്ള സംഭവങ്ങൾ ഇവ്ടെ കിട്ട്വോ മാല ആ ആഹ് ആ കാരണം ഒരു ആ ആഹ് അത് ഇപ്പൊ തൽക്കാലം ആ friend നെ ഒന്നു contact ചെയ്‌താലും മതി ഒന്ന് number തന്നാ ഞാൻ അങ്ങ് വിളിക്കാ തൊടങ്ങുആ അല്ലെ ആ ആഹ് ആഹ് ആഹ് ഇതിപ്പോ ഈ പറഞ്ഞ ഞാൻ ഇപ്പോ പറഞ്ഞ accessories എല്ലാ എനിക്ക് ഒരു one week നുള്ളിൽ എനിക്കിവിടെ കിട്ടണം അങ്ങന അപ്പ് cash പ്രശ്‌നവല്ല ഞാന് ജീപേ ചെയ്തേക്കാ എല്ലാം കൂടി കണക്ക് കൂട്ടി ഒന്ന് പറഞ്ഞാല് online payment ചെയ്തേക്കാ നിങ്ങള് അല്ലാതെ നമുക്ക് parcel ആയിട്ട് courier ആയിട്ട് വീട്ടിൽ അയക്കത്തില്ലേ ആ ആ address വേണോ ങ്കിൽ ആഹ് ഞാൻ വാട്സ്ആപ്പ് ചെയ്തേക്കാ മ്മ് nail polish ഭയങ്ക important ആണേ അത് ഞാൻ അങ്ങ് വിട്ടുപോയി nail polish ഉം വേണം ഇത് വേണം നമ്മടെ പൊട്ട് അത് എന്നപറയാ ലാക്മെ മതി ലാക്മെ മതി ആഹ് എല്ലാ colour ഉം വേണം കേട്ടോ black including ആ full colour എനിക്ക് white ഉം വേണം black ഉൾപ്പെടെ എല്ലാ colour ഉം വേണം പാണ്ടാർന്നു bride ഏപ്പോഴും red colour ഒക്കെ use ചെയ്യിന്ന് ഇപ്പൊ അങ്ങനെ ഒന്നുവല്ല ഇപ്പൊ അവർക്ക് green ഉം അലാ blue എല്ലാ colour ഉം വേണം ആ അപ്പൊ ലാക്മെടെ ഒരു ഒരു set വേണ്ട ഒരു മൂന്ന് set ആയിക്കോട്ടെ പ്രശ്‌നല്ല ആ okay അത് പ്രശ്‌നനുല്ലാ അതൊരു മൂന്ന് set വേണം ആ അത് ഈ nail polish ന്റെ കൂടെ കിട്ടത്തില്ലേ നമ്മൾ ഇത്രേം രൂപയ്ക്ക് purchase ചെയ്യുന്നോണ്ട് ആഹ് ആഹ് ആ പിന്നെ പിന്നെ വേണ്ടുന്നത് പൊട്ട് പൊട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അത് ഇതുപോലെ colour പൊട്ട് ആണ്ആ main ആയിട്ട് highlight ചെയ്ത് അത് പറഞ്ഞാ colour പൊട്ടിനു ഉള്ളില്ചെ stone highlight യ്‌തിരിക്കണം round മതി കേട്ടോ എല്ലാം ആ round shape അതൊരു medium size medium ന്ന് പറയ് പി seven ഒ അങ്ങനൊരു ഇതില്ലേ ആ hello കേക്കന്നില്ലേ എന്തോ ആ p seven p seven ആ അതൊരു ഒരു പത്തിരുപത് packet തന്നെ വേണം

ആ ഇപ്പൊ തന്നെ ഈ സംസാരിക്കുന്ന കൂട്ടത്തിത്തന്നെ അങ്ങ് അയച്ചോ അപ്പോ എനിക്ക് check ചെയ്യാലോ പ്രഷ്നില്ല അപ്പം അപ്പംതന്നെ നമ്മക് അ order ചെയ്യേയിംചെയ്യ അപ്പൊ ഇതിനിവേണ്ടി പിന്നെ ഇനി വിളിക്കണ്ട ആവിഷില്ലലോ ആഹ് ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴേ അങ് ചെയ്തോണെ അഹ് bill എയ്‌തോ പ്രശ്നായില്ല അഹ് ആ ഇന്ന് ചെയ്യ് ആ full amount full aamount okay ആ ആഹ് ആ okay ഞങ്ങള് full support nangade കാണും

okay okay ആ card കൂടി ഒന്ന് ഏർ courier കൂടെ കുറച്ചൊരു കുറെ card കൂടി ഒന്നല്ല കുറച് അധികം നിങ്ങടെ card ഇല്ലേ അപ്പം നമ്മൾ ഇത് ഓരോ bridal ന്റെ വീട്ടിൽ ഇത് നമ്മൾ kodkum മ്‌ചം ഇപ്പാ okay okay okay അപ്പം വെക്കാവോ എങ്ങനെയാ അത്രയും പ്രിയപ്പെട്ടതായി കരുതുന്നൊരു അന്ധവിശ്വാസത്തിന് അടിത്തറ അവരുടെ മുന്നീ വെച്ച് ഇറങ്ങുമ്പോൾ lets shattle their foundation of their fake

ജ്യോതിഷം എന്ന് നമ്മള് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് astrology എന്ന് പറയുന്ന pseudoscience നെയാണ് astronomy എന്ന് പറയുന്ന ജ്യോതിശാസ്ത്രം ഒരു ശാസ്ത്രമേഖല തന്നെയാണ് അത് പലപ്പോഴും പരസ്പരം ഇടകലർത്തി തെറ്റിദ്ധാരണ പരത്തുന്ന മട്ടിലാണ് പല ജ്യോത്സ്യന്മാരും പറയാറുള്ളതെങ്കിലും എങ്കിൽ അങ്ങനെ ചിലയാൾക്കാരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിലും ഇത് രണ്ടും രണ്ടാണ് എന്നത് പൊതുവേ എല്ലാവർക്കും തന്നെ അറിയാമെങ്കിലും ഒന്ന് ആദ്യം വളരെ വ്യക്തമായ് തന്നെ ഒന്ന് വേർതിരിച്ചു പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു എന്നാൽ പണ്ട് അങ്ങനെയായിരുന്നില്ല പണ്ടുകാലത്ത് ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള പ്രാഥമിക ധാരണകൾ വികസിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഈ നക്ഷത്രങ്ങൾക്ക് നമ്മുടെ ദൈനംദിന ജീവിതവുമായ് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന നിലയിലുള്ള ചിന്ത പാലയെടുത്തും ഉണ്ടാവുന്നുണ്ട് പഴേ ഗ്രീസിലുമുണ്ടാവുന്നുണ്ട് ഈജിപ്തിലുണ്ടാവുന്നുണ്ട് ബാബിലോണിയയിൽ ഉണ്ടാവുന്നുണ്ട് അവിടൊക്കെയാണ് ഇത്തരം ചിന്തകൾ ആദ്യം വികാസം പ്രാപിച്ചത് അവരതിന് പ്രധാനമായും ഊന്നിയത് ചെല ചാക്രിക ഘടനകളുമായ് അവരുടെ predictable ആയിട്ടാണ് ഈ പ്രപഞ്ചത്തിലെ അവര് കാണുന്ന ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ പ്രപഞ്ചത്തിൽ അവര് കാണുന്ന heavenly bodies എന്ന് പറയുന്ന നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ തുടങ്ങിയ സംഗതികളെ ഒരു ചാക്രികമായിട്ടാണ് അവര് കാണുന്നത് ഒരു നക്ഷത്രം ആകാശത്തിൻറെ ഒരു വശത്ത് ഉദിക്കുന്നു അടുത്ത ദിവസം അയിന്റെ സ്ഥാനം മാറുന്നു വീണ്ടും മാറുന്നു അങ്ങനെ അത് മാറി മാറി ചക്രവാളത്തിൻറെ മറുവശത്തേക്ക് പോകുന്നു പിന്നീട് അത് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു സൂര്യൻ രാവിലെ ഉദിക്കുന്നു വൈകുന്നേരം അസ്തമിക്കുന്നു പക്ഷേ സൂര്യൻറെ ഒരു position ഒരു ഭാഗത്ത് നിന്ന് മാറി മാറി അത് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു നമ്മള് ഉത്തരായനം ദക്ഷിണായനം ആയി ബന്ധപ്പെട്ട സംഗതികളാണിത് ഇല്ലേ അപ്പൊ ഈ എല്ലാ മാറ്റങ്ങളും അതിനൊരു ചാക്രിക സ്വഭാവമുണ്ട് ചാക്രിക സ്വഭാവമെന്ന് പറഞ്ഞാൽ അതൊരു നി കൃത്യമായ ഒരു ആവർത്തനക്ഷമത ഇതിനകത്തുണ്ട് ഈ ആവർത്തനക്ഷമതയുമായ് ബന്ധിപ്പിച്ച് പഴേ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അവര് മറ്റു ചില കാര്യങ്ങൾ കൂടെ കാണുന്നു ചില നക്ഷത്രങ്ങൾ ചില ഭാഗത്ത് വരുന്ന നേരമാകുമ്പോൾ കാലാവസ്ഥയിൽ ചില മാറ്റങ്ങളുണ്ടാകുന്നു അത് നക്ഷത്രങ്ങൾ ഏതെങ്കിലു ഒരു സ്ഥാനത്ത് വന്നത് കൊണ്ടാണ് എന്നവരാനുമാനിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല എന്ന് നമുക്കിന്നറിയാം പക്ഷേ ഈ ചാക്രികമായ് വരുന്ന കാലാവസ്ഥ ഒരു വേനൽക്കാലം വരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇല പൊഴിയുന്ന കാലം വരുന്നു പിന്നീട് മഞ്ഞുകാലം വരുന്നു പിന്നീട് ഒരു വസന്തം വരുന്നു

കാരണം ഈ പറയുന്ന വ്യത്യാസം ഭൂമി തിരിഞ്ഞ് കറങ്ങുന്നത് കൊണ്ടുണ്ടാകുന്ന ഈ വ്യത്യാസം നമുക്ക് അനുഭവമാകുന്നതിനേക്കാൾ കൂടുതൽ വടക്കുള്ളവർക്കും തെക്കുള്ളവർക്കും അനുഭവവൈദ്യമാണ് എന്നാൽ ഈ മാറ്റം നമുക്ക് പോലും കൃത്യമായിട്ടറിയാം അല്ലെ ഉത്തരായനവും ദക്ഷിണായനവും തമ്മിലുള്ള സൂര്യൻറെ position നിൽ വരുന്ന വ്യത്യാസം ഭൂമധ്യരേഖയുടെ അടുത്ത് നിൽക്കുന്ന തെക്കൻ കേരളത്തിലുള്ള ആൾക്കാർക്കും അറിയാം ഏതാണ്ടൊക്കെ തന്നെ എന്നാൽ ഉത്തരമേഖലയിലേക്ക് പോവുംതോറും അതിന് വലിയ വ്യത്യാസമുണ്ട് പ്പോ ഇത്തരം ധാരണകൾ ഇത് ഈ ഈ സൂര്യൻറെ ഒരു position മാറിവരുന്നു ചന്ദ്രൻ ഉദിക്കുന്നതെവിടെ എന്നത് മാറിവരുന്നു ചെല കാലാവസ്ഥകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളത് ഈ മാറിവരുന്ന സൂ ഏർ സൂര്യ ചന്ദ്ര നക്ഷത്രാദികളുടെ സ്ഥാനവും നമ്മുടെ കാലാവസ്ഥയുമായിട്ടുള്ള അഫേധ്യമായ ബന്ധമാണ് ഇ ഇക്കാര്യത്തിൽ ആദ്യം ബാബിലോണിയയിലെ മെസപ്പെത്തോമിയിലെയും ആൾക്കാര് കണ്ടുപിടിച്ചത് അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഇത് തമ്മിലുള്ളൊരു corulation ഉണ്ട് എന്നൊരു ധാരണയാണ് അവർക്കുണ്ടാവുന്നത് ഈ നക്ഷത്രങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്തുദിച്ചുയരുന്ന അവര് കാണുന്ന ഒരു നക്ഷത്രക്കൂട്ടം അതിൻറെ ദിശ മാറുമ്പോൾ അതില്ലെങ്കിൽ ഒരു പ്രത്യേക ദിശയിലെത്തിക്കഴിയുമ്പോൾ ഒരു മഴക്കാലം വരുന്നു അതല്ലെങ്കിൽ ഒരു തണുപ്പ്കാലം വരുന്നു വീണ്ടും ആ ദിശയിൽ നിന്ന് മാറുമ്പോൾ ഈ കാലാവസ്ഥ മാറും ഇങ്ങനെ കടന്ന് കടന്നു വരുമ്പോൾ ഇതിനൊരു influence ഉണ്ടോ നമ്മുടെ ഏർ ചുറ്റുപാടുമുള്ള കാലാവസ്ഥയിൽ influence ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ജ്യോതിഷ വിശ്വാസത്തിൻറെ തുടക്കം വ്യക്തികളുടെ ജീവിതത്തെ ഇത് സ്വാധീനിക്കുന്നു പറയുന്ന വിശ്വാസം പിന്നീട് വളരെ കഴിഞ്ഞിട്ടാണ് വരുന്നത് ആദ്യകാലത്ത് വിശ്വാസം നമ്മുടെ ഈ കൃഷി എറക്കാൻ മനുഷ്യൻ പഠിച്ചു തുടങ്ങുന്നൊക്കെ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് കൃഷി ഇറക്കാൻ പഠിച്ചു തുടങ്ങുന്നു കൃഷി ഇറക്കാൻ പഠിക്കുമ്പോൾ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അന്ന് മഴയെ ആശ്രയിച്ച് ഒക്കെയാണ് ജലസേചന നടക്കുന്നത് അപ്പൊ മഴ എപ്പോഴാണ് വരുന്നത് മഴ വരുന്നത് നക്ഷത്രക്കൂട്ടം ഇന്ന സ്ഥലത്ത് ഏതാണ്ട് എത്തുമ്പോഴാണ് മഴ വരിക എന്ന് അനുമാനിക്കുക മാത്രമല്ല ഏതാണ്ട് കൃത്യമായ് തന്നെ അവർക്ക് അറിയുകയും ചെയ്യാം നക്ഷത്രക്കൂട്ടങ്ങളെ അന്നത്തെ മനുഷ്യര് വേർതിരിച്ച് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നത് അവരുടെ ഭാവനക്കനുസരിച്ച് അവരുടെ ചുറ്റുപാടും കണ്ട സംഗതികളെ ഈ നക്ഷത്രക്കൂട്ടങ്ങളെ കൂട്ടി വായിക്കുന്നതിൽ അവരെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ചില നക്ഷത്രങ്ങൾ അവര് ഭൂമിയിൽന്ന് നോക്കുമ്പോൾ അതിന കൂട്ടി വരച്ച് കൈനാൽ ഏതാണ്ടൊരു സിംഹത്തിൻറെ രൂപം വരുന്നു അതിനെ leo എന്ന് പറയുന്നു english ൽ അല്ലേ മലയാളത്തിൽ ചിഹ്നം എന്ന് പറയുന്നു മറ്റൊന്നിനെ മറ്റൊരു കൂട്ടം നക്ഷത്രങ്ങളെ ഭൂമിയിൽ നോക്കുന്ന രീതി അവർ ഈ ഒരു പ്രത്യേക movement ആണ് അവര് നോക്കുന്നതെങ്കിൽ അതിനെ കൂട്ടി വരയ്ക്കുമ്പോൾ ഒരു

ഇത്തരം imaginity structure വരുന്നത് എങ്കിലും അന്നവർക്ക് അറിയില്ലാതിരുന്ന ഓരു പ്രധാനപ്പെട്ട സംഗതി അവരീ കാണുന്ന നക്ഷത്രക്കൂട്ടങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് ചിത്രം വരയ്ക്കാൻ വേണ്ടി ആകാശത്തിൽ അങ്ങനെ ഒര് ഒരു

ഒക്കെത്തന്നെ അറിഞ്ഞുവരുന്നത് വളരെയേറെ വർഷങ്ങൾക്ക് ശേഷമാണ് സഹസ്ക്രാബ്തങ്ങൾക്ക് ശേഷമാണ് astrology ഉണ്ടാവുന്ന കാലത്ത് ഈ ഈ ദൂരത്തെ കുറിച്ചുള്ള ധാരണയിൽ ഇതെല്ലാം ആകാശത്ത് നിരന്ന് നിൽക്കുന്ന നക്ഷത്രങ്ങൾ മാത്രമാണ് നിലയിലാണ് അവർ കണ്ടുപിടിക്കുക അവര് അനുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഈ concellation ഫ് ഒരു തിരിച്ചറിയുന്നത് cocellation ന്ന് പറഞ്ഞ ഒരു ചില നക്ഷത്രക്കൂട്ടങ്ങളെ ആധാരമാക്കി ആകാശത്തെ അവർക്ക് ദൃശ്യമായ ആകാശത്തെ അവര് നിരവധി കഷ്ണങ്ങളായി മുറിച്ചെടുത്തു എന്നിട്ട് അതൊരു unit ആണ് അതിൻറെ movement ആണ് ഈ പ്രപഞ്ചത്തിൻറെ ഘടനയെ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന അളവ് കോൽ എന്ന് പറയുന്നത് അപ്പൊ ഒരു നക്ഷത്രക്കൂട്ടത്തിൻറെ position ഏതാണ്ട് ഈ ഭാഗത്ത് വരുമ്പോൾ മഴക്കാലം വരുന്നു മറ്റൊരു ഭാഗത്ത് വരുമ്പോൾ വറുതി വരുന്നു എന്നൊക്കെ ഉള്ളത് അവർ തിരിച്ചറിയുന്നു അങ്ങനെ കാലാവസ്ഥയുമായി ബന്ധിപ്പിക്കുന്നു ചെറിയുദാഹരണം കേരളത്തിൽ പോലും തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്ന ഒരു ക ഒരു ഒരു മഴ പെയ്യുന്നതിനുള്ള ഒരു കണക്കുകൂട്ടൽ അങ്ങനെയായിരുന്നു പണ്ട് നമ്മള് കുരുമുളക് നടുന്നതിന് കേരളത്തിൻറെ ഏറ്റവും വലിയ ഉല്പന്നമായിരുന്നു കുരുമുളക് നടുന്നത് തിരുവാതിര ഞാറ്റുവേല സമയത്താണ് ആ കഥ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് എന്ന് എന്നാണ് എൻറെ വിചാരം ഈ കൊച്ചി രാജാവിൻറെടുത്ത് ഡച്ചുകാര് കുരുമുളകിൻറെ ഏർ കൊടി കൂടെ ചോദിക്കുന്നു അത് പൂർത്തീകരിക്കാതെ ചോദിക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ ഇവരത് കൊടുക്കാൻ വിസമ്മതിക്കുകയാണ് ആദ്യം എന്ത്‌ കൊണ്ടാണ് വിസമ്മതിക്കുന്നത് അന്ന് ഈ കേരളത്തിൻറെ അല്ലെങ്കിൽ ഈ ഭൂമിവിഭാഗത്തിൻറെ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത് കുരുമുളകാണ് കുരുമുളക് തേടിയാണ് ലോകത്തിൻറെ എല്ലാ ഭാഗത്ത് നിന്നും ആൾക്കാർ എത്തിയത് അന്ന് യൂറോപ്പിലെ ഏറ്റവും മൂല്യവത്തായ രണ്ട് സംഗതികൾ ഒന്ന് കുരുമുളകും മറ്റൊന്ന് ഉപ്പുമായിരുന്നു ഉപ്പെന്ന് പറഞ്ഞാൽ ന്യൂറംബർഗിൽന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഉണ്ടാകുന്ന ഉപ്പായിരുന്നു അക്കാലത്ത് ഏറ്റവും വില വിലപിടിപ്പുള്ള ഉപ്പായിട്ട് കരുതിയിരുന്നത് ന്യൂറംബർഗിലെ ഉപ്പും മലബാർ തീരത്തെ കുരുമുളകുമായിരുന്നു അന്ന് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള രണ്ട് ഉൽപ്പന്നങ്ങൾ ഇത് തേടി ഈ ഉൽപ്പന്നങ്ങൾ ന്യൂറംബർഗിൽ അവര് ആഹ് അത് ന്യു അഹ് ഉല്പാദിപ്പിക്കുന്നതിനുള്ള വലിയ സംവിധാനങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് germanic trade തന്നെ വികസിക്കുന്നത് ലോകത്തിൽ ആദ്യം തന്നെ വെല്ല്യ കച്ചവട സംഘങ്ങൾ ലോകമൊട്ടാകെ യാത്ര ചെയ്ത് പലേ മേഖലകളിലും എത്തിച്ചേരുന്നത് jarmanic corporations ന്ന് പറയുന്ന ഒരു സംഘ ഒരു ഒരു കച്ചവട സംഘമാണ് ഇന്നത്തെ ജർമനി ഉണ്ടാകുന്നതിന് മുമ്പ് മുതല് ഉണ്ടായിത്തീർന്ന ഒരു സംഗതിയാണ് അവരാണ് യൂറോപ്പിലെ പലേ പട്ടണങ്ങൾ തന്നെ സ്ഥാപിച്ചത് തുർക്കു ഒക്കെ സ്ഥാപിക്കുന്നത് ഈ കച്ചോട സംഘങ്ങളാണ്

കുരുമുളക് ഇവിട വന്നാൾക്കാർ കൊണ്ട് പോകുന്നുണ്ട് അന്ന് ഗുജറാത്തേക്കേ വരാൻ വഴിയുള്ളു കപ്പൽ route കണ്ട് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മലബാർ തീരത്ത് നേരിട്ട് എത്താനായിട്ട് ഗുജറാത്തിലെത്തി കരവഴി എത്തി കുരുമുളക് collect യ്ത് europian market ലും ഏർ അന്നത്തെ പേർഷ്യയിലും ഒക്കെ എത്തിച്ച് വലിയ വിപണി ഇവര് കരസ്ഥമാക്കുന്നുണ്ട് അപ്പൊ ഈ കുരുമുളക് വിളയുന്ന സ്ഥലംത്ത് അതിൻറെ ഏറ്റവും വലിയ പ്രത്യേകത ഈ തിരുവാതിര ഞാറ്റുവേലയിലാണ് ഇത് വളരുകയുള്ളു അത് കൃഷി ചെയ്യാൻ പറ്റിയുള്ളൂ എന്ന് പറയുന്ന ഒരു സങ്കൽപമാണ് അന്നുണ്ടായിരുന്നത് അന്ന് ഡച്ചുകാര് പോർച്ചിഗീസുകാരും ഇത് ചോദിക്കുമ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ ചില രാജാക്കന്മാര് ഇതിന്റെ ഏർ കൊടി കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന് വിദഗ്ദ്ധന്മാര് പറയാണ് കൊടുക്കരുത് അതപകടമാണ് അവരവിടെപ്പോയി കൃഷി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കുരുമുളകിൻറെ മേലുള്ള മേൽകൊയ്മ പോകും എന്ന് പറയുമ്പോൾ അന്നത്തെ കൊച്ചിരാജാവ് പറഞ്ഞത് അവർക്ക് കുരുമുളക് കൊടി കൊണ്ടുപോകാം പക്ഷേ തിരുവാതിര ഞാറ്റുവേല അവർക്കില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് കൊടുത്താലും അത് വാടിപ്പോവുകയേ ഉള്ളൂ എന്നാ പറഞ്ഞത് പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത് കാരണം ഈ തിരുവാതിര ഞാറ്റുവേല എന്നിവര് പറയുന്നത് നമ്മുടെ mansoon കാലാവസ്ഥയുടെ ഏർ പിന്നെ possibilities കിഴക്കൻ ഏഷ്യയിലെ പലേ ഭാഗത്തുമുണ്ടായിരുന്നു ലാവോസ് കമ്പോലിയാ ക്ലിയത്ന തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇതേ കാലാവസ്ഥ തന്നെയാണുള്ളത് അപ്പൊ അവിടെയൊക്കെ തായ്‌ലാൻഡ് തുടങ്ങി ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ പിൽക്കാലത്ത് കുരുമുളക് കൃഷി വളരെ വ്യാപകമായി

വിളവെടുപ്പുമായ് ബന്ധപ്പെട്ട കൃഷി ഇറക്കലുമായ് ബന്ധപ്പെട്ട ധാരണകൾക്ക് അടിസ്ഥാനമായിരുന്നത് വാനനിരീക്ഷണമായിരുന്നു അങ്ങനെയാണ് ഇത് നമ്മുടെ ഒരു predective ആയിട്ടുള്ളൊരു സംഗതിയാണ് ഈ നക്ഷത്രക്കൂട്ടം ഒരു സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് കൃഷി ഇറക്കാം അപ്പൊ ഈ തിരുവാതിര ഞാറ്റുവേലക്കാലമാകുന്നു അല്ലെങ്കിൽ ഇത് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം വരുന്നു എന്നൊക്കെ ഇവര് അനുമാനിക്കയാണ് കാലാവസ്ഥ വ്യതിയാനം വരുന്നത് നക്ഷത്രക്കൂട്ടത്തിൻറെ position കൊണ്ടല്ല അത് ഭൂമിയുടെ ചാക്രിക ചലനവുമായ് ബന്ധപ്പെട്ടും സൂര്യനുമായിട്ടുള്ള അതിൻറെ അകലവുമൊക്കെയായ് ബന്ധപ്പെട്ടാണ് വരുന്നെന്നുള്ളത് നമുക്കിന്നറിയാം പക്ഷേ അന്ന് ധരിച്ചിരുന്നത് ഇങ്ങനെയല്ല ഈ ധാരണ വാനനിരീക്ഷണത്തിൻറെ ഒരു പ്രാരംഭ രൂപം തന്നെയാണ് മാനത്തേക്ക് നോക്കുമ്പോൾ അവര് കാണുന്ന സംഗതികളെ ഭൂമിയിൽ നിന്നുള്ള ദൃഷ്ടികോണിൽ നിന്നവര് കാണുന്നു അപ്പൊ അതിനൊ അതിൻറെ ഒരു ഒരു കണക്കുകൾ അതിൻറെ ഒരു ചാക്രിക രൂപം എങ്ങനെ കണക്ക് കൂട്ടിയാലും ഏതാണ്ട് ഒരേ ഉത്തരം തന്നെ കിട്ടും ഭൂമിയിൽ നിന്ന് കണക്ക് കൂട്ടിയാലും ഒരു ഇതിൻറെയൊരു വാർഷിക ചലനവും അതിന്റെ mobility യും നമുക്കറിയാൻ പറ്റും പ്പോ അത് കൊണ്ട് തന്നെ നമ്മള് ഭൗമകേന്ദ്രീകൃതമായിട്ടാണ് അന്ന് പ്രപഞ്ചത്തെ കണ്ടിരുന്നത് അ ഭൗമകേന്ദ്രീകൃതമായ് പ്രപഞ്ചത്തെ കാണുന്ന ആ രീതിയാണ് ഇന്നും ജ്യോതിഷം പിന്തുടരുന്നത് അത് അതിൻറെ കുറ്റമല്ല ഭൗമകേന്ദ്രീകൃതമായിട്ട് കാണാം അങ്ങനെ കണ്ടാൽ അതിനുള്ള ചില പരിമിതികളുണ്ട് ഏതെങ്കിലു ഒരു point ൽ നിന്നേ നമുക്ക് പ്രപഞ്ചത്തെ കാണാൻ പറ്റുള്ളൂ ഇല്ലേ നമുക്ക് measure യ്യാൻ പറ്റുള്ളൂ അത് ഒരു ഭൗമകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സമീപനമാണ് അന്നുണ്ടായിരുന്നത് ഈ solar system ത്തെ പോ പോലും നമ്മള് ഈ നമ്മുടെ സൗരയൂധം എന്ന ഇന്നത്തെ നമ്മുടെ ഒരു അറിവ് ല്ലേ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേന്നെ നമുക്ക് സൗരയൂധത്തെ കുറിച്ചൊരു ധാരണയുണ്ടായി പക്ഷെ അന്ന് ഇതുണ്ടാവുന്ന സമയത്ത് ഈ ധാരണ ഇല്ല ന്ന് സൂര്യനും ചന്ദ്രനും ഈ പറയുന്ന അവര് കാണുന്ന ചില ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ തത്തുല്യമായ ചെല heavenly bodies ആണ് അവരെ സമ്പന്ധിച്ചിടത്തോളം ചിലരെ സമ്പന്ധിച്ചിടത്തോളം അത് ദേവന്മാരാണ് ചിലരെ സമ്പന്ധിച്ചിടത്തോളം കുറേക്കൂടി താരതമ്യേന ശാസ്ത്രബോധം ശാസ്ത്രബോധം equetation ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ദേവന്മാരല്ല മറിച്ച് ഇത് ഏർ ഒരു ആകാശത്ത് ചെല രൂ ഘടനകൾ മാത്രമാണ് പക്ഷെ അതിൻറെ mobility

വിളവെടുക്കുമ്പോഴാണ് ധനമുണ്ടാവുക എപ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാവുക മഴക്കാലത്താണ് ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കി മഞ്ഞുകാലത്താണ് ബുദ്ധിമുട്ടുണ്ടാവുക അങ്ങനെ നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അനുഭവവൈദ്യമായ കാര്യങ്ങളുമായ് ബന്ധിപ്പിച്ചു അവരുടെ subjective ആയിട്ടുള്ളൊരു experience ആണിത് ആ experience നെ ആധാരമാക്കിയിട്ട് ആണ് ഈ ധാരണകൾ വികാസം പ്രാപിക്കുന്നത് പക്ഷേ അങ്ങനൊരു ധാരണ വികാസം പ്രാപിക്കുമ്പോഴുണ്ടാകുന്ന എന്താണ് ഇത് predictable ആണ് നമ്മടെ എപ്പോഴാണ് സുഭിക്ഷത ഉണ്ടാവുക എപ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാവുക എപ്പോഴാണ് കൃഷി ഇറക്കാൻ പറ്റുക എന്നതൊക്കെ തന്നെ ഈ ഭൗമനിരീക്ഷണത്തിൽ നിന്ന് സാധിക്കുമെങ്കിൽ വ്യക്തികൾടെ ജീവിതത്തിലും രാജ്യങ്ങൾടെ success ലും ഒക്കെ തന്നെ രാജ്യങ്ങളാണ് കൂടുതലായിട്ട് കൂടുതലായിട്ട് എപ്പോഴാണ് ഒരു സമൃദ്ധിയുണ്ടാവുക എപ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാവുക ഇപ്പോൾ അപ്പൊ അങ്ങനെ വരുമ്പോൾ എപ്പോഴാണ് യുദ്ധം ചെയ്യാൻ പറ്റുക ഇങ്ങനെയുള്ള പലേ കാര്യങ്ങളിലേക്കും ഇത് സന്നിവേശിപ്പിക്കാൻ പറ്റുമോ എന്ന നിലയിലുള്ള ചിന്തകളുണ്ടാവുന്നു ആ നിലയിലാണ് ഈജിപ്തിലും ഒക്കെ തന്നെ ഈ ആശയങ്ങൾ മുഞ്ഞോട്ട് വരുന്നത് പ്രധാനപ്പെട്ട പടനീക്കങ്ങൾ നടത്തുന്നതിന് പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് ഒക്കെ തന്നെ അവരെ ഈ പറയുന്ന വാനനിരീക്ഷണം ഒരു മാനദണ്ഡമായ് ഉപയോഗിച്ചു അതായത് ചില കാര്യങ്ങളിൽ ഒത്തു വരുന്ന സംഗതി അതില് വിപുലീകരിക്കപ്പെട്ട ഒരു possibilities ലേക്ക് അതിനെ അവര് അവതരിപ്പിച്ചു കൊണ്ട് അത് യാഥാർഥ്യമാണ് എന്നുള്ളൊരു ധാരണയോട് കൂടി ഇവര് നീങ്ങുകയാണ് പിന്നീട് നമ്മള് കാണുന്നത് എങ്ങനെയാണ് ഈ ആശയങ്ങൾ ഈജിപ്തിലുണ്ടായ ഈ ആശയം പിന്നീട് ഗ്രീസിലേക്ക് എത്തിച്ചേർന്ന ഈ ധാരണ എങ്ങനെയാണ് ലോകമൊട്ടാകെ പ്രചരിക്കപ്പെടുന്നത് ഓർക്കേണ്ടൊരു പ്രധാനപ്പെട്ട സംഗതി ഗ്രീക്ക് സംസ്കാരവും റോമൻ സംസ്കാരവും തമ്മിൽ ഒരു വലിയ മത്സരമുണ്ട് ആ മത്സരത്തിൽ റോമൻ സംസ്കാരം ഗ്രീക്ക് സംസ്കാരത്തെ മെരുകി കളഞ്ഞു

എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിന് മുമ്പ് തന്നെ റോമൻ സാമ്രാജ്യം നിലവിൽ വന്ന് കഴിഞ്ഞിരുന്നു അപ്പൊ അതിൻറെ expansion ൻറെ ഭാഗമായിട്ട് ഗ്രീക്ക് സാമ്രാജ്യത്തിൻറെ ശക്തി ക്ഷയിക്കുകയും അത് പൂർണമായും തന്നെ റോമൻ സാമ്രാജ്യത്തിനെ കൊടിക്കുഴിയിലേക്ക് അമരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിന് മുമ്പ് ലോകത്തിലെ സംസ്കാരത്തിൻറെ ഒരു കൊടിക്കൂറ പാറിച്ച് പലയിടത്തും എത്തിച്ചു വളർത്തിയത് ഗ്രീക്ക് സംസ്കാരമാണ് ശെലനോയിസ് culture എന്നാണ് ഇതിന് പറയുന്നത് ഈ ശെലനോയിസ് culture നോ ഓർക്കേണ്ടൊരു സംഗതി അരിസ്റ്റോട്ടിൽ ആണ് അതിൻറെ ഒരു നമ്മുടെ തത്വചിന്തകൻ എന്നവരുടെ പട്ടികയിൽ നമ്മളെ സ്രോക്രട്ടീസ് പ്ലീറ്റർ അരിസ്റ്റോട്ടിൽ എന്നീ മൂന്ന് പേരെക്കുറിച്ച് നമുക്കറിയാലേ പ്ളേറ്റോയുടെ ശിഷ്യൻ ഏർ സോക്രടീസിൻറെ ശിഷ്യൻ പ്ലേറ്റോ പ്ലേറ്റോയുടെ ശിഷ്യൻ അരിസ്റ്റോട്ടിൽ എന്ന മോള് ഒരു വളരെ ബ്രോ brod ആയിട്ട് പറയുകയും എന്തേലും പ്ലേറ്റോ കൊറേക്കൂടെ വ്യത്യസ്തമായ ഒരു തലത്തിലേക്കാ പോയത് സോക്രട്ടീസീൽന്ന് സോക്രടീസീന്ന് എന്താണ് അന്നതുവരെ ഉണ്ടായിരുന്ന അവര് കരുതിയിരുന്ന ദൈവങ്ങളെയൊക്കെ നിഷേധിക്കുകയാണ് സോക്രടീസ് ഈ ദൈവങ്ങൾ എന്ന് അന്ന് അവര് കരുതിയിരുന്ന ഏർ ശക്തികളൊന്ന്വല്ല ഈ ഗ്രീക്ക് ദൈവങ്ങൾ ആയിട്ട് അന്ന് അവര് കരുതിയിരുന്ന ശക്തികൾ ഒന്ന്വല്ല പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന അതിന് നിയതമായ ഒരു രീതിയുണ്ട് എന്നൊക്കെ നിലയിൽ അദ്ദേഹം ഇന്നത്തെ അർത്ഥത്തിൽ ഒരു ഒരു കൃത്യമായ ആഹ് ദൈവനിഷേധി ആണെന്നെന്നെ പറയാം അല്ലേ അന്നത്തെ ദൈവങ്ങളെ മുഴുവൻ നിഷേധിക്കുകയാണ് പ്പൊ അതിനെ

അറിയപ്പെടുന്ന യുക്തിവാദി എന്ന് തന്നെ പറയാം അന്നത്തെ ഘടനകളെ മുഴുവനും തന്നെ സങ്കൽപ്പങ്ങൾ മുഴുവനും തന്നെ നിരാകരിച്ച ആളാണ് ഈ അരിസ്റ്റോട്ടിൽൻറെ സ്വാധീനത്തിൽ വളർന്നു വന്ന ഒരാളാണ് തേറ്റോ തെറ്റോവാണ് നമ്മുടെ ഈ ജനാധിപത്യ സങ്കല്പത്തിൻറെയൊക്കെ അടിത്തറ പാകിയ ആള് republic എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു പുസ്തകമുണ്ട്‌ അദ്ദേഹം ഇത്തരം വാസനയിൽ ആകൃഷ്ടനാവുന്നില്ല കാര്യമായിട്ട് സോക്രടീസും ഏർ ആകൃഷ്ടനായിട്ട് കാണുന്നില്ല അഹ് പ്ലേറ്റോ ആകട്ടെ എങ്ങനെയാണ് രാഷ്ട്രീയ ഘടന നിരസിക്കേണ്ടത് എങ്ങനെയാണ് ഒരു republic സ്വതന്ത്രമായി അതിൻറെ അസ്ഥിത്വം തേടേണ്ടത് എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതിനിധികളെ sennett ലേക്ക് തിരഞ്ഞെടുക്കേണ്ടത് sennett എന്ന് പറയുന്നത് അവിടെയുണ്ടായിരുന്ന city state കളിലെ ഒരു ധാരണയാണ് അത് അന്നവിടെ സാമ്രാജ്യമില്ല city state കളാണുള്ളത് പ്പോ ഈ പ്ലേറ്റോ ആണ് വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിൻറെ പലേ ഏർ പിന്നെ നിലപാടുകളും പിൽക്കാലത്ത് ലോകത്തൊട്ടാകെ തന്നെ വലിയ സ്വാധീനം ചെലത്തിയിട്ടുണ്ട് philosopher king എന്ന് പറയുന്ന അദ്ദേഹത്തിൻറെ ഒരു ഒരാശയം philosopher king ന്ന് പറഞ്ഞാ ഭരണം തേടുന്നാള് അന്ന് city state കളാണ് city state ൽ ഭരണം തേടുന്നയാള്

നൂല് കോൽക്കുന്ന ആൾക്ക് അതിനുള്ള വൈര വൈരക്ത്യം വേണം തുണിയുണ്ടാക്കുന്ന ആൾക്ക് അതിനുള്ള വൈരക്ത്യം വേണം ഭരണത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്കും അതിനുള്ള വൈദക്ത്യവും പരിശീലനവും ആവിശ്യമുണ്ട് city state ലെ ഭരണാധികാരിയുടെ പുത്രനായിട്ട് ജനിച്ചത് കൊണ്ട് ഭരണം കിട്ടിയത് കൊണ്ട് കാര്യമില്ല വൈദക്ത്യമില്ലെങ്കിൽ അവരതിന് യോഗ്യരല്ല അത് കൊണ്ട് ഒരു ഭരണാധികാരി തത്ത്വ ചിന്തകനുമായിരിക്കണം അത് കൊണ്ട് രാജാവാകണമെങ്കിൽ അത് കൊണ്ട് philosopher king എന്ന് പറയുന്നൊരാശയം പുള്ളി മുന്നോട്ട് കൊണ്ട് വന്നു ഇനി അദ്ദേഹം പറഞ്ഞു ഭരണവും അധികാരവുമായി ബന്ധപ്പെട്ട ആൾക്കാര് വിവാഹംന്ന് പറയുന്നൊരു സമ്പ്രദായത്തിലേക്ക് പോകാൻ പാടില്ല കാരണം അതൊരു ബന്ധിക്കുന്നൊരു സംഗതിയാണ് നമ്മളെ പല കാര്യങ്ങളിലും പുറകോട്ട് വലിക്കുന്നൊരു സംഗതിയാണ് അത് കൊണ്ട് അവരെ പ്രധാനപ്പെട്ട പടയാളികൾ സൈനീകനേതാക്കന്മാർ യോദ്ധാക്കൾ ഇവരാരും തന്നെ വിവാഹം കഴിക്കാൻ പാടില്ല വിവാഹം കഴിച്ച് കഴിഞ്ഞാ അവർക്ക് കുടുംബം അല്ലെങ്കി കുഞ്ഞുങ്ങൾ ഒക്കത്ത് ന്നൊക്കെ പറയുന്ന വലിയ back ലേക്ക് വരും അത് കൊണ്ട് അവര് ചെയ്യേണ്ടത് അവർക്ക് collective ആയിട്ടാണ് അവരുടെ ഭക്ഷണം തയ്യാറാക്കേണ്ടത് പൊതുവായിട്ടാണ് അവർക്ക് ഇണ ചേരാനുള്ള സ്ത്രീകൾ പൊതുവായിട്ടാ ഉണ്ടാവേണ്ടത് പണ്ടദ്ദേഹം പറഞ്ഞത് communism of wife and property അവർക്ക് പൊതു സ്വത്തെ ഉണ്ടാകാൻ പാടുള്ളൂ അവർക്ക് ഒരാൾക്ക് ഒരു സ്വത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന collective property ഉണ്ട് collective women to copulate with പക്ഷേ ഈ പ്ലേറ്റോൾ ചെയ്യാത്തൊരു കാര്യമാണ് അദ്ദേഹത്തിൻറെ ശിഷ്യനായ അടയ്സ്റ്റോ അരിസ്റ്റോട്ടിൽ ചെയ്യുന്നത് അരിസ്റ്റോട്ടിൽ ഒരു അന്വേഷണ ബോധത്തിൻറെയോ ഒരു critical thinking ൻറെയോ പിതാവായിട്ടൊക്കെ ചെലയാൾക്കാര് അവതരിപ്പിക്കുന്നുണ്ട് പ്പോ അയേൺ ഡ്രാഗിനെപ്പോലെയുള്ള കഴിഞ്ഞ നൂറ്റാണ്ടിൻറെ ആരംഭത്തിൽ ജീവിച്ചിരുന്ന american തത്ത്വ ചിന്തകനുണ്ട് ഇല്ലേ ഒരു ഈ apsolush capitalism ത്തിൻറെ ഒരു ആഹ് ഒരു സമാരാദ്ധ്യായ നേതാവായിരുന്നു അവര് ഇന്നത്തെ american വ്യവസ്ഥിതിന്ന് പറയുന്നത് വളരെ പിന്നേ സ്വകാര്യ മേഖലയെ പൂർണമായിട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല അമേരിക്ക ഒരു socialism സ്വഭാവത്തിലേക്ക് പോവുകയാണ് അത് കൊണ്ട് സമ്പൂർണമായി ഈ ഈ രാഷ്ട്രം തന്നെ അലിഞ്ഞ് പോവുകയും corporation കൾ സമ്പൂർണ മേധാവിത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടാകണം എന്ന് പറഞ്ഞ ഒരു ഒരു philosopher ആണ് അവര് അമേരിക്കയെ പോലു അവര് പറഞ്ഞേന് ഒരു where out ഒന്നും കിട്ടീല എനി കേരളത്തിലോക്കെ ചെലയാൾക്കാര് ഇപ്പോഴും അയൺ ഡ്രാങ്കിൻറെ കഥ വലിയൊരു സംഭവമാന്നുള്ളൊരു മട്ടിൽ അവതരിപ്പിക്കുന്നുണ്ട് anyway ആയാണ് ഡ്രാങ്കൊക്കെ പറയുന്നത്